Calcലെ ലിങ്കിങ് എന്ന സ്പോകെൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് Calcലെ മറ്റ് ഷീറ്റുകൾ റഫറൻസ് ചെയ്യുന്നത്
Calcൽ ഹൈപ്പർലിങ്ക്സ് ഉപയോഗിക്കുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് 1004 ലിബ്രിയോഫീസ് സ്യൂട്ട് വെർഷൻ 334
ലിബ്രിയോഫീസ് കാൽക്ക് നിങ്ങളെ മറ്റൊരു ഷീറ്റിലെ സെൽ നിലവിലെ ഷീറ്റിലെ സെല്ലിൽ റഫറൻസ് ചെയ്യുവാൻ അനുവധിക്കുന്നു
രണ്ട് സ്പ്രെഡ് ഷീറ്റുകളും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്പ്രെഡ് ഷീറ്റിലെ സെല്ലും അനുവധനീയമാണ്
personal finance trackerഓഡ്സ് തുറക്കുക
നമ്മുടെ ഫയലിലെ ഷീറ്റ് 1 പെർസണൽ ഫൈനാൻസ് ട്രാക്കർ സ്പ്രെഡ് ഷീറ്റ് ആണ്
സ്പെന്റ് റിസീവ്ഡ് കോളങ്ങളിൽ ചില അമൌണ്ട്സ് ചേർത്തിട്ടുണ്ട്
കോസ്റ്റ് സ്പെന്റ് എന്നിവയ്ക്ക് താഴെയുള്ള componentsന്റെ തുക യഥാക്രമം കണ്ടു പിടിക്കാം
സി9 സെൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോർമുല എന്റർ ചെയ്യുക ഐഎസ് ഇക്വൽ ടോ സും bracesസിസിനുള്ളിൽ സി3 കോളൻ സി7
Enter കീ പ്രസ് ചെയ്യുക
ഡ്9 സെല്ലിൽ ക്ലിക്ക് ചെയ്ത് അതേ ഫോർമുല ഉപയോഗിച്ച് തുക കാണുക
സെൽ റഫറൻസിങ് ഉപയോഗിച്ച് കോസ്റ്റ് സ്പെന്റ് എന്നിവയുടെ മൊത്തം ബാലൻസ് മറ്റൊരു ഷീറ്റിൽ കാണിക്കുന്നു
ഷീറ്റ് 2 ടാബിൽ ക്ലിക്ക് ചെയ്യുക
ഇത് പുതിയ ഷീറ്റ് തുറക്കുന്നു
അ1 സെല്ലിൽ ക്ലിക്ക് ചെയ്യുക
അതിനുള്ളിൽ കമ്പോണന്റ് എന്ന ഹെഡിംഗ് ടൈപ്പ് ചെയ്യുക
ബ്1 സെല്ലിൽ ക്ലിക്ക് ചെയ്യുക
അതിനുള്ളിൽ ബാലൻസ് എന്ന ഹെഡിംഗ് ടൈപ്പ് ചെയ്യുക
ഇപ്പോൾ ഹെഡിംഗിന് താഴെ കമ്പോണന്റ്സ് എന്റർ ചെയ്യുക
A3യിൽ ക്ലിക്ക് ചെയ്ത് കോസ്റ്റ് ടൈപ്പ് ചെയ്യുക
Enter പ്രസ് ചെയ്യുക
COSTന് താഴെ അ4 സെല്ലിൽ അടുത്ത കമ്പോണന്റ് ആയ സ്പെന്റ് എന്റർ ചെയ്യുക
ഒഴിഞ്ഞ സെൽ ആയ ബ്3 ക്ലിക്ക് ചെയ്യുക
ബ്3 ബ്4 സെല്ലുകളിൽ നമ്മൾ ഷീറ്റ് 1ൽ കണക്ക് കൂട്ടിയ കോസ്റ്റ് സ്പെന്റ് ഹെഡിംഗിന് താഴെയുള്ളവയുടെ മൊത്തം ബാലൻസ് കാണിക്കുന്നു
Referencingലൂടെയാണ് ഇത് ചെയ്യുന്നത്
ബ്3 സെല്ലിൽ സെൽ റഫറൻസ് നല്കുന്നതിനായി ഇൻപുട്ട് lineന് അടുത്തുള്ള ഇക്വൽ ടോ ക്ലിക്ക് ചെയ്യുക
ഷീറ്റ് ടാബിലെ ഷീറ്റ് 1ൽ ക്ലിക്ക് ചെയ്യുക
ഈ ഷീറ്റിൽ കോസ്റ്റ് കോളത്തിന്റെ തുക ഉൾകൊള്ളുന്ന സി9 സെല്ലിൽ ക്ലിക്ക് ചെയ്യുക
ശ്രദ്ധിക്കുക ഇൻപുട്ട് lineൽ ഷീറ്റ് 1 ഡോട്ട് സി9 എന്ന സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നു
ഇൻപുട്ട് lineനിന് അടുത്തുള്ള ചെക്ക് markൽ ക്ലിക്ക് ചെയ്യുക
ഷീറ്റ് 1 ടാബിലെ കോസ്റ്റ് ഡേറ്റയുടെ ആകെ തുക ഇപ്പോൾ ഷീറ്റ് 2 ടാബിലെ ബ്3 സെല്ലിൽ എന്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക
ഇത് പോലെ റഫറൻസിങ് വഴി മറ്റ് componentsന്റെ ആകെ തുകയും നമുക്ക് എന്റർ ചെയ്യാവുന്നതാണ്
ഒരുപാട് ഷീറ്റുകളിലായി ധാരാളം ഡേറ്റ ഉള്ളപ്പോൾ അത് സമ്മറൈസ് ചെയ്യാനായി റഫറൻസിങ് വളരെ ഉപയോഗപ്രധമാണ്
കാൽക്ക് sheetൽ ഹൈപ്പർലിങ്ക്സ് സൃഷ്ടിക്കുന്നതെങ്ങനെ എന്ന് നോക്കാം
ഹൈപ്പർലിങ്ക്സ് ഉപയോഗിക്കുന്നത് സ്പ്രെഡ് ഷീറ്റിലെ മറ്റൊരു ലൊക്കേഷനിലേക്ക് മറ്റ് ഫയൽസിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് എളുപ്പത്തിൽ പോകുന്നതിന് വേണ്ടിയാണ്
Personal Finance Trackerodsൽ പെർസണൽ ഫൈനാൻസ് ട്രാക്കർ ഷീറ്റ് 1ലും കണ്ടെന്റിന്റെ ബാക്കി ഷീറ്റ് 2ലും ആണ്
നമുക്ക് ഷീറ്റ് 1ൽ നിന്ന് ഷീറ്റ് 2ലേക്ക് ചാടണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം
ആദ്യം ഷീറ്റ് 1 ടാബിൽ ക്ലിക്ക് ചെയ്യുക
ബ്14 cellൽ ക്ലിക്ക് ചെയ്ത് ഷീറ്റ് 2 എന്ന് എന്റർ ചെയ്യുക
ഷീറ്റ് 2 എന്ന പേര് ഇൻപുട്ട് lineൽ കാണിക്കുന്നത് നമുക്ക് കാണാം
ഇൻപുട്ട് Lineലെ ഷീറ്റ് 2 ടെക്സ്റ്റ് സിലക്റ്റ് ചെയ്യുക
ടെക്സ്റ്റ് സിലക്റ്റ് ചെയ്ത ശേഷം ടൂൾ ബാറിലെ ഹൈപ്പർലിങ്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
ഹൈപ്പർലിങ്ക് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
ഇടത് വശത്ത് ഡോക്യുമെന്റ് ഓപ്ഷൻ സിലക്റ്റ് ചെയ്യുക
ഡയലോഗ് ബോക്സിലെ ടാർഗെറ്റ് ഇൻ ഡോക്യുമെന്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
ഒരു പുതിയ ടാർഗെറ്റ് ഇൻ ഡോക്യുമെന്റ് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
ഷീറ്റ് ഓപ്ഷന് അടുത്തായി കാണുന്ന പ്ലസ് signൽ ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന ഡയലോഗ് ബോക്സിൽ ഷീറ്റ് 2 ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ആപ്ലി ബട്ടൺ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ക്ലോസ് ബട്ടൺ
ഇപ്പോൾ ഹൈപ്പർലിങ്ക് ഡയലോഗ് ബോക്സിൽ ആപ്ലി ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ക്ലോസ്
സെല്ലിൽ ഷീറ്റ് 2 എന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഷീറ്റ് 1 ടാബ് കാണപ്പെടുന്നു
ഇപ്പോൾ നമ്മൾ ഷീറ്റ് 2 ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മളെ Costന്റെ ബാലൻസ് എന്റർ ചെയ്തിട്ടുള്ള ഷീറ്റിലേക്ക് കൊണ്ട് പോകുന്നു
നമ്മൾ ഒരു ഹൈപ്പർലിങ്ക് സൃഷ്ടിച്ചു
ഇത് നീക്കം ചെയ്യാനായി ആദ്യം ഹൈപ്പർലിങ്ക്ഡ് ടെക്സ്റ്റ് ഷീറ്റ് 2 സിലക്റ്റ് ചെയ്യുക
ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോണ്ടെക്സ്റ്റ് മെനുവിൽ ഡിഫോൾട്ട് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ടെക്സ്റ്റ് ഹൈപ്പർലിങ്ക്ഡ് ആയിരിക്കില്ല
ഇത് ഡോക്യുമെന്റിലെ ഒരു സാധാരണ ടെക്സ്റ്റ് പോലെ ആയിരിക്കും
ഇപ്പോൾ മാറ്റങ്ങൾ അൺഡു ചെയ്യുന്നു
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് Calcൽ മറ്റ് ഷീറ്റ്സ് റഫറൻസ് ചെയ്യുന്നത്
Calcൽ ഹൈപ്പർലിങ്ക്സ് ഉപയോഗിക്കുന്നത്
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ